പിങ്ക് കെട്ടിടത്തിന്റെ മുൻപിലായി ചെറിയ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടു --

ഇത് പകൽ സമയത്ത് എടുത്ത ഒരു സാധാരണ ചിത്രമാണ്.

കടയുടെ മുകളിൽ ഹോണ്ടയുടെ ഒരു ബോർഡ് കാണാം.

മുന്നിൽ ഒരു പുൽ തകിടിയും അതിലൂടെ ഒരു നടപ്പാതയും കാണാം.

മനോഹരമായ നീലാകാശവും വെളുത്ത മേഘങ്ങളും ചിത്രത്തിൽ കാണാം.

മുകളിൽ രണ്ട് ചിത്രങ്ങളുണ്ട് ഇവിടെ കമ്പനിയുടെ പേരും നമുക്ക് കാണാൻ സാധിക്കും.

ഇതൊരു ദുർഗ്ഗാ പൂജയുടെ ചിത്രമാണ് ദുർഗ്ഗാ ദേവി സിംഹത്തിൽ കയറി ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.